പറയണ അപ്പൊ ഓര് നമ്മളോട് ചോദിക്കും ഏർ ഇങ്ങകെന്താ അറിയാതെ നമ്മുക്ക് try ചെയ്യാം

എന്തായാലും നമ്മുക്ക് സ്വന്തായിട്ട് bank ൽ പോണെങ്കിൽ എവിടെ പോന്നെങ്കിലും നമ്മുക്ക് നമ്മളെ എന്തായാലും എന്ത് എന്ത് life ൽ എന്ത് പ്രശ്നം വന്നാലും ഇപ്പൊ നമ്മളെ ആര് വിട്ടുപോയാലും നമ്മുക്ക് ഒരു ജോലി വാങ്ങിച്ച് നമ്മളെ സ്വന്തം കാര്യം നോക്കാലോ ആ അതാണ് വേറെ ആരെയും depend ചെയ്യേണ്ടേ ആവശ്യം വരില്ല

ശരിക്കും ഒരു depend ചെയ്യുമ്പോളാ അവർക്ക് എല്ലാ വിഷമം face ചെയ്യാണ്ടാവുഅ വീട്ടുകാർ പോലും ആണെങ്കിലും ട്ടോ ഓർക്കും ആ ഒരു പ്രശ്നം വരും അതല്ല ഓര് ഇതുവരെ നമ്മളെ help ചെയ്യുന്നുണ്ട് നമ്മുക്ക് ഇനിയും നമ്മളെ ഇതാക്കേണ്ടെന്ന് പറയുമ്പോ ഒന്ന് ആലോചിച്ചേ നമ്മളെ ചിലപ്പോ നമ്മക്ക് ഓരേ help ചെയ്യാൻ പറ്റു ഏരിക്കും നല്ലതിനല്ലേ വെച്ച് നല്ലതിനല്ലേ വെച്ച് അൻക്ക് എന്താവാനാ ആഗ്രഹം ambition നെല്ലും എൻെറ ambition എന്ത് വെച്ചാൽ ഏർ teacher ഒക്കെ ആവാനുള്ളതായിന് എന്നിട്ടാ നി പോയി degree കഴിഞ്ഞ് medical college ന്ന് HR ഒക്കെ എടുക്കുന്ന് ഉം teacher ആവാൻ ആ പണ്ടതാഗ്രഹമില്ല teacher ആവാം ഇപ്പോ ഒരു interest ഇല്ല interest ഇല്ല അതെ മാതിരി എൻെറ അനിയത്തിക്ക് ഭയങ്കര കാരണം ഓൾ tenth ആയപ്പോയേ ഓൾ നല്ലോണ നല്ലോണം പഠിക്കുആയിരുന്നു മാഷല്ലാഹ് നന്നായിട്ട് പോവുയായിരുന്നു അങ്ങനെ ചെയ്ത് ഓൾക്ക് full A plus ഒക്കെ ആയി ഉം അത് കഴിഞ്ഞ് ഇപ്പോ ഓലെന്താ ചെയ്യുന്നേ ആ ഒക്കെല്ലാ കാര്യങ്ങളൊക്കെ ഓളെന്നെ എന്താ പറയാ time കണ്ടെത്തി ഓളെന്നെ പഠിക്കും ആ അതാതാണ് നല്ലത് ഇപ്പോയെ പഠിച്ച്

doctor കാവനാ

support ആ ഓരേ ജീവിതാണ് അത് നമ്മ കാരണം ഒരിക്കലും നഷ്ടപ്പെട്ടെന്ന് ഓര് പറയാൻ ഇടവരുത്തരുതെന്ന് എപ്പോഴും എൻെറ ഉപ്പ പറയും ഇമ്മയും പറയട്ടോ അപ്പോ full support ആണ് വീട്ടിൽ അപ്പോ എന്തിനും പോവാലോ

ആ പക്ഷേ എൻെറ ഉപ്പാക്ക് ഒന്നും നടക്കൂല എനിക്ക് proposals ഒക്കെ വന്നു

കല്യാണം കഴിച്ച് പഠിപ്പിക്കുന്നൊക്കെ പറയും പക്ഷേ വെറുതെയാ

ഉം സത്യാ വെറുതെ നമ്മളെ പറ്റിക്കും എന്നിട്ട് വീട്ടിൽ പണിയെടുക്കണമെന്ന് എന്നിട്ട് നമ്മളെ parents നെ ഓരിപ്പോ എങ്ങനെ ഇവിടെ എത്തിയെ ഇപ്പോ പഠിക്കേണ്ട സമയമല്ല ഉം ഞാൻ പറഞ്ഞ ഒരു കുട്ടി ഭയങ്കര ഭയങ്കര എന്താ പറയാ നല്ല depression ലേക്ക് പോയിന് ഓള് ആരും room ൻറെ പുറത്തിറങ്ങൂല കാരണം ഓളോട് കൂടി ചോദിക്കുമ്പോ

എല്ലാരും ഊരെന്നെ തന്നെ ഏർകുമല്ലേ ഇങ്ങനെ കുറ്റം പറയാ

കഴിഞ്ഞിട്ടും വരന്റെ എത്രൽക്കാറുണ്ട് കല്യാണം കഴിഞ്ഞിട്ടും പഠിക്കാൻ വരുന്നവര് പക്ഷേ ഓൾ വിചാരിച്ചിട്ടുണ്ടാവും കല്യാണം കഴിഞ്ഞ് വരാം പഠിക്കാൻ വരാം ഇ അങ്ങനെ പറഞ്ഞതല്ലേ പക്ഷേ അങ്ങനെ വരാന്ന് വിചാരിച്ചിട്ടുണ്ടാവും ഉം പക്ഷേ കഴിഞ്ഞില്ല എന്തെന്നറിയില്ല ഓൾ ഇപ്പൊ പഠിക്കയാണ് സ് same course തന്നെ DMLT

അതെന്നെ ആദ്യേ ഓൾ complete ചെയ്തിട്ടാണെങ്കിൽ ഇപ്പൊ ഒരു ഒരു എടെങ്കിലും job ആയിട്ട് ചെയ്യാം

അൻറ്റതും അങ്ങനെ തന്നെ എന്തായാലും degree ഇതാക്കിയിട്ടേ ഉള്ളു കല്യാണം ആ അതൊക്കെ അങ്ങനെ ഉള്ളു ഇപ്പോ അങ്ങനെ വരാണെങ്കിൽ

ആ എന്തായാലും അങ്ങനെ അല്ലെ ഇതാക്കു ഉം എന്നിട്ട് നി ഏതാ degree ക്ക് എന്താ ഉദ്ദേശിക്കുന്നെ എന്നിട്ട് degree ക്ക് അൻക്ക് science based ആയിട്ട് എന്തെങ്കിലും എടുക്കെനു അല്ലെ

ഉം ഞാൻ മറ്റുള്ളോർഡ് ചോദിച്ചപ്പോ അവർ അങ്ങനെയാ പറഞ്ഞെ science based ആയിട്ട് എടുത്തോ എന്താ ഇങ്ങളെ interest പോലെ അൻക്ക് ഏതാ എടുക്കാൻ ഇഷ്ടം

literature എടുക്കുമ്പോ plus two ൻറെ result അറിഞ്ഞില്ലല്ലോ മോളെ ആ ഇനി ആ വന്നിട്ട് ഇനി നോക്കാ വെച്ച് ഉം എന്നാലും pass ഒക്കെ എല്ലാവും mark ഉം ഉണ്ടാവും പിന്നെ നല്ല രീതിയിൽ course ചെയ്തമതി course അല്ല degree കഴിഞ്ഞിട്ട് അൻറെ ഇക്കാക്ക ഏതു വരെ പഠിച്ചിന്

ഓന് അത് പഠിക്കുന്നുണ്ട് പക്ഷേ അതിൽ അതിലൊന്നും നോക്കിയിട്ടെനെ ഇല്ല ഇപ്പോ ഒരാളെ തന്നെ supermarket ൽ work ചെയ്യുന്നു ഏ അപ്പോ എന്തെങ്കിലും നോക്കികൂടെനോ ഇങ്ങനെ നോക്കണന്ന് വിചാരിക്കുന്നു ചിലപ്പോ PSC ഒക്കെ എഴുതലുണ്ട്

അപ്പോ അങ്ങനെ ഇതാക്കിയിട്ട്

ചിലത് പെട്ടെന്ന് നിക്കാനുള്ള ഇതിൽ നിക്കുന്നെന്നെ ഉള്ളു എന്തായാലും രണ്ടിൻെറ അടുത്തെന്നെ പോയി ഇതിൽ തന്നെ പോവു എന്ന് വെച്ചിട്ടാണ് എല്ലാ എല്ലാരും set ആണ് എല്ലാരും set ആണ് degree ആ എല്ലാരും നോക്കുന്നെ അത് കഴിഞ്ഞിട്ടേ ഉള്ളു വേറെ ഏതെങ്കിലും course ലോക്കെ നോക്കുന്നെ ഉം

ഉം ഇപ്പൊ കുറെ ആയിട്ട് മാറിയിട്ടുണ്ടല്ലോ ഇപ്പൊ എല്ലാരും നന്നായിട്ട് പഠിപ്പിക്കുണ്ട്

പഠിക്കണം പഠിപ്പിക്കണം എന്നുള്ളൊരു ചിന്താഗതിയാണ് ആ അത്രേ ഉള്ളു ജോലി ഒക്കെ വാങ്ങിയാൽ നമ്മുക്കെന്നെല്ലേ സ്വന്തം കാലിൽ നിന്ന് എന്താ പറയാ നമ്മളെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചെടുക്കാം ഇത് ചെറിയ കാര്യത്തിന് നമ്മളെ parents ആയാലും husband ആയാലും ആരായാലും depend ചെയ്യേണ്ടി വരും ഇതിപ്പോ വേണ്ടല്ലോ നമ്മളതായ കാര്യങ്ങൾ നമ്മുക്ക് ചെയ്തൂടെ ഉം അത് ശരിയാ കുറെ ചിലവർക്ക് age ആയ ആൾക്കാരാണ് ഇത് പറയാ ബാക്കിയുള്ളവരൊക്കെ ചിന്തയെ മാറി ഉം ഞാൻ വിചാരിച്ച് നി ഇപ്പൊ ഈ പഠിക്കാനൊന്നുമില്ല കല്യാണം കഴിച്ച് പോവുയാണ്

ആഹാ നി പിന്നെ അൻറെ ഒരു വിവരില്ലല്ലോ ഞാൻ പിന്നെ വിചാരിക്കും എന്താ വിളിക്കാതെന്നൊക്കെ ഞാൻ പിന്നെ വിളിക്കണ വിചാരിച്ചിന് പിന്നെ result ഒക്കെ വരട്ടെ എല്ലാരേം വിളിക്കണമെന്ന് വിചാരിക്കും ആ ഇങ്ങനെ

അൻറെ കാര്യങ്ങളൊക്കെ

ഉം ഞാൻ പറഞ്ഞു ഒന്നും തീരുമാനില്ല മോളെ നമ്മുക്ക് result വന്നിട്ട് degree ആ നോക്കണേന്ന് പറഞ്ഞെ

ഉം time ഉണ്ടല്ലോ അതാ പിന്നെ ഞാനും അങ്ങനെ തന്നെ പറഞ്ഞത്

ഉം എന്നിട്ട് പിന്നെന്താ വീട്ടിൽ എല്ലാവർക്കും സുഖം വീട്ടിലെല്ലാവർക്കും സുഖം ഉം അൻറെ ഉമ്മ എത്ര വരെ പഠിച്ചുണ്ട് എൻെറ ഉമ്മ slc exam എഴുതിയിട്ടുണ്ട് ആ അൻറെ ഉമ്മ slc കല്യാണത്തിൻെറ ആരും ചെയ്യാൻ

കല്യാണും കഴിഞ്ഞ് ഇപ്പൊ ദാ മൂന്ന് മക്കളായി ഇൻറ്റുമ്മാക്ക് മടുത്തു ഇൻറ്റുമ്മ പതിനെട്ട് വയസ്സിൽ കല്യാണം കഴിച്ചിൻണ്ട്

ഉമ്മ ഏർ പത്തു കഴിഞ്ഞിട്ടാ പതിനെട്ട് വയസ്സിൽ നിക്കാഹാ അല്ല ആ നിക്കാഹെന് കല്യാണം പത്തൊമ്പതായിക്കിന്

പിന്നെ അള്ളാഹ് അൻറെ ഉപ്പ ഉമ്മ എ പറഞ്ഞില്ലേ നമ്മളെ തന്നെ ഇപ്പൊ പഠിപ്പിക്കണ്ട വേഗം എന്നൊക്കെ ചെറുതാവുമ്പോയെ പറയുന്നു കൽ പതിനെട്ട് വയസ്സാവുമ്പോ കല്യാണം കഴിപ്പിക്കുമെന്ന് പക്ഷേ ഞാൻ ആ ഒരു stand ൽ ഉറച്ചു നിന്ന് അപ്പോ എൻെറ ഉപ്പയും ഉമ്മയും അയിന് support നിന്ന് എൻെറ എന്ത് കാര്യമുണ്ടെങ്കിലും വിധിന്ന് പറഞ്ഞു ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കൂലഎനിക്കത് നേടു എന്നെ വേണം അങ്ങനെയാണ് എൻെറ ഒരു എല്ലാ കാര്യത്തിലും ഞാൻ അങ്ങനെ തന്നെ ഇപ്പൊ ചിലരൊക്കെ ഉണ്ടാവും എന്താ പറയാ പഠിക്കാൻ പറ്റില്ല വേറെ എന്തേലും situation ആയാലും എന്താ പഠിച്ചോണ്ടെ ഇരിക്കും പക്ഷേ ഞാൻ അങ്ങനെ പറയില്ല വിഡിയൊന്നുമല്ല എൻെറ കാര്യം തീരുമാനിക്കേണ്ടത് ഞാനും കൂടിയാണ് എന്നെ ഞാൻ ചിന്തിച്ചുള്ളൂ നമ്മളെ life ആ മോളേ അതാണ് നല്ല വെറുതെ ഓരോരുത്തരും ഉണ്ടെങ്കിലും ഇങ്ങനെ ഭയങ്കര നല്ല education എന്ന നമ്മുക്കും ചെയ്യണം

SLC ഒക്കെ mark ഉണ്ടായിന് പക്ഷേ എന്താ ഇപ്പൊ വിടും പക്ഷേ ഉപ്പ ഉമ്മ ഭയങ്കര scene ഏനു ഡാ

എ ഉം പിന്നെ family background അങ്ങനെന് ഇപ്പൊ അവരൊക്കെ സ്വപ്നം കാണുന്നുണ്ട് എ അതെന്നെ നമ്മളിലൂടെ എങ്കിലും അത് സാധിക്കണമെന്നുണ്ടെ എ ഉം അത്രേ ഉള്ളു അതെ പറഞ്ഞെ പോയിട്ട് കുറെ സഹിച്ചിട്ടൊന്നും കാര്യല്ല

ഞാൻ ഇപ്പൊ കഴിച്ചില്ലെടി ഉം ഇപ്പൊ എത്രനേരം എഴുനേൽക്കുന്ന് മോളേ ഇപ്പൊ എഴുന്നേറ്റെ ഉള്ളു ഇപ്പോയെ

ആ അത് നോക്കി tension ആവുന്നതെന്തിനാ result വരാനുള്ളത് വരും

ഞാൻ നോക്കീട്ടൊന്നുമില്ല എന്തിനാ എന്തായാലും അത്യാവശ്യം mark ഒക്കെ ഉണ്ടാവും പിന്നെ over tension അടിക്കുന്നതെന്തിന ഏർ ഓറ് പഠിപ്പിക്കണം അല്ലെ അത്യാവശ്യം mark ഒക്കെ ഉണ്ടാവും അല്ലെ hello hello

ആ ഇപ്പൊ കേക്കുന്നുണ്ട് അമ്മൾ പഠിപ്പിച്ചൊന്നുമല്ല അമ്മൾ ആ പഠിക്കും medium

ആ ഇനി അ ഹ് പറഞ്ഞിട്ട് ഇടെ ഒരാള് tension അടിച്ച് ഞാൻ ഇന്റെ കൂടെയുള്ള എല്ലാരോടും ഇതെന്നെയാ പറഞ്ഞുകൊടുക്കുഅ അമ്മൾ ഏർ touch ആണ് ബാക്കിയുള്ളവരെ നമ്മക്കറിയില്ലല്ലോ സഫനോടൊക്കെ ഞാൻ കുറെ പറഞ്ടുത്തു ഓക്കൊന്നും പഠിക്കാൻ താൽപര്യെ ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ നേരെത്തെ കല്യാണം കഴിച്ച് പോവാനൊക്കെ ചോദിച്ചു വീട്ടിലിരുന്നു ഓര് കെട്ടിച്ചു വിടും മനസ്സിലാവുഅ കല്യാണൊക്കെ കഴിഞ്ഞിട്ട് ഒരു കുട്ടിയെല്ലും ആവുമ്പൊ മനസ്സിലാവും ആൻ എനിക്ക് പഠിച്ച മതി ഏനു എ ഉം അത് ശരിയാ കുറെ ആൾകാർ പറഞ്ഞു കേട്ടിക്കിണ് നമ്മുക്ക് പഠിച്ച മതി ഏനു

ഇനി ഇപ്പൊ അഹ് കൂടു ഏ ഉള്ളു ഇനി ഇപ്പൊ degree ഒന്നും ഏരികൂല നല്ല ഒരു വിദ്യാഭ്യാസം ഉണ്ടെങ്കിലേ നല്ലൊരു വില ഉണ്ടാവുള്ളു ഈ സമൂഹത്തില് വില മാത്രമല്ല നമ്മക്ക് നല്ല salary നല്ല ഒരു life ഉണ്ടാവണെങ്കിലൊക്കെ നമ്മക്ക് വിദ്യാഭ്യാസം പിന്നെ പിന്നെ വില നോക്കിയിട്ട് കാര്യമില്ല നമ്മളെ നമ്മളെ future അത്രേ തന്നെ നമ്മളെ future നമ്മളെ കൈയിൽ തന്നെ കിടക്കുന്നതാണ് സത്യം വേറെ ആളെ ഇതുണ്ടോ അന്നേരോ നമ്മളെ മുമ്പിൽ ഉം കുറച്ചും കൂടി ഇരുന്ന് നല്ല ബുദ്ധിപരമായി ആലോചിക്കണം ആ നമ്മളെ തീരുമാനങ്ങളാണ് നമ്മളെ നല്ലതിലേക്ക് എത്തിക്കുന്നതെന്ന് തോന്നുന്നു ഉം സത്യം എന്നിട്ട് അങ്ങനെ ഒക്കെ ആണല്ലോ തീരുമാനിച്ചേ ബാക്കി ആരെങ്കിലും പറഞ്ഞിരുന്നോ class ത്തെ

degree കഴിഞ്ഞിട്ടുള്ളൊരു പഠനത്തിന് എന്താ പറയുന്നെന്ന് എനിക്കറിയില്ല ഓളെന്താ ഇങ്ങനെ ചിന്തിച്ചിരിക്കണ്

ചിലപ്പോ അങ്ങനെ വരാനാവും അപ്പൊ കുറെ മനസ്സിലാവട്ട്

ഉം മനസ്സിലാവട്ടെ ഓരോരുത്തര് പറഞ്ഞുകൊടുക്കനെല്ലേ ഉം ശരിയാ നമ്മക്ക് അറിയുന്ന കാര്യങ്ങൾ നമ്മൾ അവൾക്ക് പറഞ്ഞുകൊടുക്കാം

ഏർ എൻെറ ഉമ്മ എപ്പോഴും പറയും അമ്മള് ഇങ്ങളെ പഠിപ്പിക്കുന്ന പോലെ ഇങ്ങള് ഇങ്ങളെ മക്കളെ പഠിപ്പിക്കും എന്താ ആവാൻ ആഗ്രഹം

ഉം അൻറെ മക്കളെ എന്ത് പഠിക്കാനാ ആഗ്രഹം അൻറെ മക്കളെ അൻക്ക് ഒന്നും ആകാൻ ആഗ്രഹമില്ല അതെന്താ അങ്ങനെ അത് ഓരിക്ക് ഓരത്തായ നമ്മൾ ഇപ്പൊ ചെറുതിലെ വളരുമ്പോ ഈ doctor ആവണം doctor ആവണം ഒരിതകില്ലേ ഓർക്കൊരു passion ഉണ്ടാവും ആഗ്രഹമുണ്ടാകും

ആ ഒരു passion ആവുമ്പൊ നമ്മൾ വെറുതെ അടിച്ചേൽപ്പിക്കാൻ പറ്റില്ലല്ലോഅവരെ taste എന്താണ് അങ്ങനെ പൊയ്ക്കോട്ടേ

അതാ ഞാൻ വിചാരിച്ചേ എന്താണ് ഓരോരുത്തരെ taste അങ്ങനെ എടുക്കട്ടെ

എന്തായാലും നല്ലൊരു job നല്ലൊരു life ഇവിടെ അത്രേ വേണ്ടു അതായത് വേറെ കൂട്ടുകെട്ടൊന്നും പോവണ്ട് നല്ലൊരു എന്ത് job ആണെങ്കിലും നല്ലതാണെങ്കിലും കുഴപ്പില്ല ഉം ഇങ്ങളെ ഉമ്മ

അൻക്കൊന്നും പറയാനില്ലേ നീ ഇങ്ങനെ set ആണെന്ന് പറയാൻ കുറെ ഉണ്ട് ഇനി ഇപ്പൊ ഒരോ നമ്മൾ ഓരോ time ൽ അല്ലെ ഇനി ഇപ്പൊ result വന്നു പെട്ടെന്നു ഒരു confusion വേണ്ടല്ലോ ആ ആദ്യേ തീരുമാനിച്ച് വെക്കേണ്ടേ അങ്ങതെ ഒരിതാണ് ഉം പിന്നെ degree ക്ക് ഏതാ നല്ല college ഒക്കെ നല്ലത് ഈ എവിടെയാ നോക്കുന്നെ ഞാൻ ആ നോക്കുന്നത് ഉം ഉം നല്ലൊരു ലേക്ക് നോക്കിയിട്ടിടണം